രണ്ടായിരത്തി പതിനെട്ടില് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ലഭിച്ച ഏർ നിർത്താതെ പെയ്യുന്ന മഴ മൂലമാണ് അന്ന് പ്രളയം ഉണ്ടായത് ഉരുൾപൊട്ട പൊട്ടൽ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മവന്നത് ഈ ഉരുൾപൊട്ടൽ ആണ് ഉം അതിശക്തമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുന്നും പ്രദേശങ്ങള് താമസിക്കുന്ന ജനങ്ങള് ഈ വെള്ളം

മണ്ണൊലിപ്പും വെള്ളവും ഒന്നിച്ച് വന്നിട്ട് പല ജനങ്ങളും പല ജീവജാലങ്ങളും ഒക്കെ ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് നല്ല നല്ല വീടുകള് പല സ്ഥാപനങ്ങള് എല്ലാം അങ്ങനെയൊക്കെയാണ് കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരൊക്കെ രക്ഷിക്കാൻ നാം മുൻകരുതൽ എടുത്തിട്ടുണ്ട് എങ്കിലും പലരുടെയും ഒട്ടനവധി പേരുടെ ജീവൻ അതിൽ ഒടുങ്ങിയിട്ടുണ്ട് എങ്കിലും കുറച്ചു പേരൊക്കെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ സന്തോഷകരമായ കാര്യമായി പറയാം എങ്കിലും അന്നത്തെ പ്രളയം മൂലം ജീവൻ നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങളിൽ ഇപ്പോഴും അത് ഒരു തീരാ വേദനയായി കിടക്കുന്നുണ്ടാവാം അവര് ഈ പ്രളയത്തെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യമായി ഇപ്പോഴും അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതെ കാരണം ഉറ്റവര് പോയവരുണ്ടാവും വീട് നഷ്ടപ്പെട്ടവർ ഉണ്ടാവും അങ്ങനെ ന നഷ്ടങ്ങൾ കാരണം ആ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭീതി ആയിരിക്കും പെട്ടെന്നുള്ള ഈ ഒരു സംഭവം അല്ലേ മഴ ഉണ്ടെങ്കിലും മഴ കൊണ്ടുവന്ന ഈ പെട്ടെന്ന് ഉണ്ടായ ഈയൊരു ഭു പ്രളയം കാരണം ഉരുൾപൊട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ കാരണം ആണ് കൂടുതൽ പേരും പ്രയാസപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും നിങ്ങടെ വീടൊക്കെ നിങ്ങടെ അവിടെയൊക്കെ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതെ വീടിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ ഇല്ല പ്രയാസങ്ങളൊന്നും അതെ എന്നെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങടെ അവിടെ ഒന്നും അധികം problems ഒന്നും ഉണ്ടായിട്ടില്ല പറയാൻ വലിയ പ്രയാ പറയാൻ പറ്റാത്തക്ക problems ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഞങ്ങടെ അവിടെ അധികമായും പാടവും കൃഷിയും ഒക്കെ ആയതിനാൽ ഈ വെള്ളം

അതുതന്നെ വലിയൊരു സന്തോഷകരമായ കാര്യം എന്ന് പറയാം അതെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും അങ്ങനെ തന്നെയാണ് ചെറിയ കുന്നും തോടുകളും ഒക്കെയുള്ള സ്ഥലം ആയതുകൊണ്ട് താഴെ അങ് അങ്ങോട്ട് വെള്ളം പോയി അവിടെ കൃഷിസ്ഥലങ്ങളാണ് അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നത് കാരണം ഇവിടെ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വീടുകൾക്കും വലിയ നഷ്ടങ്ങളോ നാശങ്ങളോ ഒന്നും ഈ ഭാഗങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും വലിയ വലിയ മരങ്ങളൊക്കെ കടപുഴകി വീണു അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങൾ ഒക്കെ അന്ന് വന്നു പോയിട്ടുണ്ട് ആഹ് അതെ ഇപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ പ്രളയക്കെ മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല അത് ഒരു ദൈവികമാണ് ഇതിനോടാണ് ഞാൻ യോജിക്കുന്നത് കാരണം മനുഷ്യരല്ല ഈ പ്രളയം ഉണ്ടാക്കുന്നത് അത് ദൈവനിശ്ചയമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത് ചിലതൊക്കെ മനുഷ്യർ നിർമ്മിക്കുന്നില്ലേ കാരണം ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ലേങ്കിലും യോജിക്കുന്നുണ്ട് കാരണം എല്ലാമെന്നത്തും നമ്മൾ ദൈവത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ പ്രളയമെന്നത് നമ്മളു കുറച്ചു സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒക്കെ ഒഴിവാക്കാനാവുന്നതാണ് ഇപ്പോ മനുഷ്യരെ വികസി വികസനത്തിനായി ഒരുപാട് ദോഷങ്ങൾ പ്രകൃതിക്കുണ്ടാക്കിത്തരുന്നുണ്ട് ആഹ് അതുണ്ട് എൻ എന്തെന്ന് വെച്ചാൽ പിന്നെ പാഠങ്ങളും വയലുകളും ഒക്കെ നികത്തി വീട് ഉണ്ടാക്കുന്നു പിന്നെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു അതുകാരണം തന്നെ ഈ

എല്ലാം മനുഷ്യരാണ് എന്ന് പറയാൻ കഴിയില്ല അതെ ഇപ്പോ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാടങ്ങള് മറ്റും നികത്തൽ മൂലവും കുന്നൊക്കെ ഇടിക്കൽ മൂലവും നദികളിലും മണൽവാരലും അങ്ങനെ ഒട്ടേറെ കൃഷിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോ കേരളത്തിലോക്കെ അധികം ല്ലേ

അങ്ങനെയുള്ള വികസനം മനുഷ്യനെ വികസനത്തിനായി പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതുമൂലം പ്രകൃതി നമുക്കും ദോഷങ്ങൾ ഇങ്ങോട്ട് തന്നു കൊണ്ടിരിക്കുകയാണ്

മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് വേണം അതെന്തെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ വിദ്യാഭ്യാസം അത് നേടിക്കഴിഞ്ഞാൽ വിദേശങ്ങളിൽ പോവുക ആർക്കും തന്നെ ഈ കൃഷിയോടൊന്നും യോജിപ്പില്ല അതുകൊണ്ടുതന്നെ പാടങ്ങളോ കൃഷിസ്ഥലങ്ങളൊക്കെ ഉള്ളതും ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്കുക ഇ ഏർ ഇനി എവിടെയെങ്കിലും കുറച്ച് ഉണ്ടെങ്കിൽ അത് നികത്തി വീടുകൾ വെക്കുക കെട്ടിടങ്ങൾ പണിയാ business അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ കൂടുതലായും കാണപ്പെടുന്നത് അതൊക്കെ ഒരു ഇതിനോട് ഒരു യോജിപ്പും യോജിപ്പുണ്ട് അതെ ഇങ്ങനെ ചില പ്രശ്നങ്ങളും മൂലം ഏറ്റവും നമുക്ക് മുൻകരുതൽ എടുത്താൽ തന്നെ പകുതി ദുരന്തത്തോളം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മൂലം പ്രകൃതിയിൽ ഉള്ള ചില ദുരന്തങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണെങ്കിൽ പൂർണമായി ഏർ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ദൈവത്തിൻ്റെ ഒരു കളികളാണ് അപ്പോൾ എങ്കിലും നമുക്ക് മുൻകൈ എടുക്കാവുന്നതാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മൂലം പ്രകൃതിയിലെ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് കഴിയാവുന്നതാണ് അതിനു പരിശ്ര അതിനു പരിശ്രമിക്കാം അതെ അതിന് പ്രധാനമായും നാം ചെയ്യേണ്ടത് നമ്മളു ഉം നല്ല മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പിന്നെ കൃഷി ഇടങ്ങള് കൂടുതലായി ഉണ്ടാക്കുക ഇതിപ്പൊരു വീട് വെച്ചാൽ തന്നെ ആ വീടിൻ്റെ മുറ്റത്തു ഒന്നും വെള്ളം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആ വീടുകളിലൊക്കെ interlock ചെയ്ത് അങ്ങനെയൊക്കെ

വീടും പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായിരിക്കണം മരം ഉം ചെടിയുടെ വൃക്ഷങ്ങൾ ഒന്നും വേണ്ട എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്പോ ഈ അധികമായി കേരളക്കരയിൽ ഒക്കെ കാണപ്പെടുന്നത് കൃഷി ചെയ്യാൻ ഇല്ല കൃഷി സ്ഥലം ഉണ്ടെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് പ്പോ അധികമായും കാണുന്നത് ആഹ് അതെ തീർച്ചയായും പ്പോ പറഞ്ഞുവന്നത് മനുഷ്യൻ മൂലവും ചില ദുരന്തങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ തരണം ചെയ്യാവുന്നതേയുള്ളൂ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും പിന്നെ ഇതിനെക്കുറിച്ച് ആൾക്കാരെ ബോധവൽക്കരന്ന്

അതെ

ഇപ്പൊ കൃഷിയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അന്ന് കൃഷി ക്ക് അല്പം പോലും താൽപര്യമില്ലെങ്കിലും ചില കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ക് കൃഷിയെ ആസ്പദമാക്കി കഴിയുന്നുണ്ട് അതെ കേരളത്തിലു മൊട്ടാകെ ഏർ കൃഷി ഇല്ലാതാക്കി എന്ന് പറയുന്നില്ല ചില കുടുംബങ്ങളില് ഇപ്പോഴും കൃഷി ആസ്പദമാക്കി കഴിയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രളയം മൂലം പ്രശസ്ത സ്ഥലങ്ങളും മറ്റും നഷ്ടപ്പെട്ടവരുണ്ട്

അതിൽനിന്നു വരുമാനം കിട്ടിയിട്ട് അവര് loan അടച്ചു വീട്ടാണെന്ന് വിചാരിച്ചവരൊക്കെ അവരൊക്കെ കൃഷി സ്ഥലങ്ങളും അവരുടെ ധാന്യങ്ങളും ഒക്കെ വെള്ളത്തിലും അങ്ങനെയൊക്കെ കു കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്

എന്ന് പറയാനും കഴിയില്ല കാരണം കൂടുതലും ഇല്ലെങ്കിലും കുറഞ്ഞു പേരെങ്കിലും ഈ കൃഷിയെ ആസ്പദമാക്കി ജീവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ പ്രത്യേകിച്ചും നെല്ല് പോലുള്ള സാധ സാ സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിലായതു കാരണം അതൊന്നും പിന്നെ കൊയ്തെടുക്കാൻ കഴിയാതെ അതൊക്കെ നല്ലോണം നഷ്ടപ്പെട്ടവരുണ്ട് കർഷകരൊക്കെ ബുദ്ധിമുട്ടിയൊരു സാഹചര്യം തന്നെയാണ് ആ ആ കാലം തീർച്ചയായും അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരിക്കും അവരുടെ ചെലവരുടെയൊക്കെ കുടുംബം ജീവിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏർ കൃഷി നഷ്ടപ്പെട്ടതുമൂലം അവർക്ക് വലിയ വേദനകൾ അവരുടെ വരുമാനം നിലച്ചു പോകുന്ന ഒരു അവസ്ഥ അന്ന് ഉണ്ടാക്കിയിരുന്നു എങ്കിലും നമ്മുടെ government ഉം മറ്റും കൃഷിയിടങ്ങൾ നശിച്ചുപോയവർക്കൊക്കെ പണമായും ഒക്കെ സഹായങ്ങൾ ചെയ്തിരുന്നു

അത് അവർക്ക് വലിയൊരു ആ സമയത്ത് വലിയ വേദനയെടുക്കുന്ന സമയത്ത് വലിയൊരു സന്തോഷം ഉള്ള ഒരു കാര്യമായി അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് government അതെ ഈ government ഒന്നും കൊടുത്ത തീരാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് government കൊടുക്കുന്നതിന് ഒക്കെ ഒരു പരിധി ഇല്ലേ

ഭയങ്കര വിഷമമുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ മനുഷ്യർ പരസ്പരം തമ്മിലും government ആയാലും എല്ലാവരും പരസ്പരം സഹായിച്ച് ഇങ്ങനെ ഒരു മഹാമാരി ദുരന്തത്തെ നാം നമ്മിൽ നിന്നും ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇത് കേരളമൊട്ടാകെ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ച അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ നിന്നും

അതെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചെങ്കിലും ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെ പറയാം എങ്കിലും നമ്മൾ മുൻകൈയെടുക്കുന്നത് നല്ലതാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത് മൂലമൊക്കെ ഇങ്ങനെയുള്ള പല ദുരന്തങ്ങളും ഇനിയും ആവർത്തിച്ചേക്കാം അതൊക്കെ നമ്മള് ഒന്നും മുൻകൈ എടുത്താൽ തന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് പിന്നെ സഹായസഹകരണമെന്ന് പറഞ്ഞപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കാലഘട്ടത്ത് ഉണ്ടായ സംഭവമാണ് പിന്നെ കൊറോ ഈ വെള്ളപ്പൊക്കത്തിൽ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ road ഏതാണ് വഴിയേതാണ് എന്നറിയാതെ ബുദ്ധിമുട്ടിയ ജനങ്ങളെ ചില മനുഷ്യര് ഏർ യു യുവാക്കൾ ഒരുമിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തി വരുന്ന ഒരു ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തു പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് അത് എന്താ വെച്ചാൽ ആ സ വ്യക്തിയുടെ ശരീരത്തിലു ചവിട്ടി അയാൾ അഹ് ഒരു വ്യക്തിയെ തോണി ഏർ ഒന്ന് രണ്ടു പേരെ തോണിയിൽ കയറ്റി എന്ന് പറഞ്ഞു നമുക്ക് ഒരു ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് നമ്മുടെ government നല്ല അംഗീകാരങ്ങളും ജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത് അത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അത് ഏർ കേൾക്കുന്നത്

ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രളയത്തെക്കുറിച്ച് സംസാരിച്ചു okay എന്നാ പിന്നെ ശരി okay okay

അലീന അല്ലെ എവിടുന്നാ Madam വിളിക്കുന്നത്. കണ്ണൂരില് ഇത് okay ആണ്. ഈ bank ഇല് Madam ത്തിനു savings account ഉണ്ടോ? IOB ഇല്. ഈ bank ഇലാണോ Madam ത്തിന്റെ saving account. ഓ എടുക്കാം Madam എടുക്കാം. ആ account ഇലേക്കു Madam transfer ചെയ്താ മാത്രം മതി. Account ഇവിടെ ഉണ്ടല്ലോ. IOB ഇല് Madam ത്തിന്റെ പേരില് account ഉണ്ടല്ലോ. പിന്നെ നമുക്ക് പ്രശ്‍നം ഇല്ല നമുക്ക് loan എടുക്കുക അഹ് Madam

എടുക്കാം Maám എടുക്കാം പ്രശനം ഒന്നും ഇല്ല. നമുക്ക് എടുക്കാം. Madam ത്തിനു Madam ഏതു ജോലിയാ നോക്കുന്നെ എവിടെയാ ജോലി നോക്കുന്നെ. IT field ആണല്ലേ. Okay MadamMadamMarried ആണോ? Married ആണോ?

IT field തന്നെയാ. രണ്ടു പേരും permanent employees ആണോ?

Okay Madam നമുക്ക് ഇപ്പൊ Madam ത്തിനു ten lakh Madam ത്തിനു കിട്ടാൻ സാദ്യത ഇല്ല. നമുക്ക് Five lakh എടുക്കാം. Personal loan എന്ന് പറയുമ്പോ five lakhs വരെ മാത്രമേ നമുക്ക് allowed ഉള്ളു Madam അത് five lakhs ഇന് മുകുളില് Madam ത്തിനു loan വേണമെന്നു ഉണ്ടെങ്കിൽ Madam ത്തിനു Housing loan ഇന്റെ section ഇല് പോയാലേ നമക്ക് Madam ത്തിനു five lakhs ഇന് മുകളില് കിട്ടാത്തൊള്ളൂ. അതിന്റെ താഴെ ആണെങ്കില് personal loan ആണെങ്കില് five lakhs വരെ യെ Madam ത്തിനു ഇത് കിട്ട ത്തുള്ളു. നമുക്ക് ആ ഇതിനു Madam ത്തിനു interest എന്ന് പറയുമ്പോ Eleven point five percent ആണ് Madam ത്തിനു interest വരുന്നത്.

ഇല്ല Madam ഇതിൽ കൂടാതെ വേറെ എന്തെങ്കിലും ഏതെങ്കിലും loan ഓ ഇല്ലെങ്കിൽ car loan മറ്റോ ഈ salary ഈടെ Madam എടുത്തിട്ടുണ്ടോ? എത്ര രൂപയാണ് Madam ത്തിനു salary തരുന്നത്? IT field എന്ന് പറയുമ്പോ എത്ര രൂപ ഒക്കെ salary കാണും? Thirty thousand Okay Madam. Madam ത്തിനു five lakhs എടുക്കാം. അത് ഇത് കൂടാതെ Madam ത്തിനു വേറെ Liabilities എന്തെങ്കിലും ഉണ്ടോ? Liabilities വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ liabilities ഒന്നും ഇല്ല. വേറെ ഒന്നും ഇല്ല അല്ലെ. Okay madam loan process ചെയ്യാം നമുക്ക് ഒരു പ്രശ്‍നോം ഇല്ല. Madam ത്തിന്റെ husband ഇന്റെ job കുറവായിട്ടുട്ടെങ്കിൽ ഉണ്ടെങ്കിൽ guaranteer ആയിട്ടു ഇട്ടാ മതി. Husband ഇന്റെ പേര് വേണമെന്ന് ഒന്നും ഇല്ല, ചുമ്മാ ഒരു guaranteer ഇന്റെ sign മാത്രം ഒരു ഒരു Nomination ഒരു sign മാത്രം മതി husband ഇന്റെ. Madam ത്തിന്റെ പേരിൽ തന്നെ നമക്ക് loan എടുക്കാം. അതെ. ഇതിന്റെ processing fee, Madam ത്തിന്റെ interest rate എന്ന് പറയുമ്പോ eleven point five percentage ആണ് Madam ആ Madam ത്തിനു

ഇല്ല ഇതിൽ കൂടുതൽ വരൻ സാധ്യത ഇല്ല Madam. ഇപ്പം മിനിമം five thousand ഇന് അടുത്താണെ നമുക്ക് five thousand ഇന് ആയിട്ടു മാത്രമേ loan തരാൻ പറ്റു. personal loan ഇല് അത് മാത്രമല്ല Madam ത്തിന്റെ credit score ഒന്നും ഇല്ല. Madam loan ഒന്നും എടുത്തിട്ടില്ലന്നു പറഞ്ഞു. അതുകൊണ്ടു credit score നല്ല credit score വേണം. ഇല്ല maximum madam ത്തിനു credit score seven hundred ഇന് മുകളിൽ ഇരുന്നാൽ മാത്രമേ SEBI credit score seven hundred ഇന് മുകളിൽ മാത്രം ഇരുന്നാൽ മാത്രമേ. loan Madam ത്തിനു sanction ആവുള്ളൂ. അപ്പം Madam ത്തിനു ഇപ്പൊ വേറെ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞില്ലേ. Madam liability ഒന്നും ഇല്ലന്ന് പറഞ്ഞത് കൊണ്ട് Madam ത്തിനു credit personal loan ആ pass ആവും അതെ അതെ Madamloans ഇല് five years ഇലാണ് ഈ loan അത്രെയും അടച്ചു തീർക്കണം Madam. ഇപ്പൊ ഒരു ലക്ഷം രുപയ്ക്കാണല്ലോ Madam loan എടുക്കുവാണെങ്കിൽ ഒരു വര്ഷത്തില്.

പതിനൊന്നായിരത്തി something ആ അതെ. ten അല്ല ten thousand അടുപ്പിച്ചു വരും. eleven thousand എന്ന് പറയാം. Eleven thousand അടുപ്പിച്ചു Madam ത്തിനു monthly EMI വരും. five lakhs ആണെങ്കിൽ.

അതെ loan tenure five years ആണ് ഈ five yearsMadam ഈ പതിനൊന്നായിരം രുപ അടച്ചിട്ടു Madam five years വരെ madam അടഞ്ഞു തീർത്താ മതി. processing fee Scheme ഓ ഇല്ല Madam ഇല്ല ഇല്ല ഇന്റെ ഇല്ല നമുക്ക് ആണോ കുറെ ശതമാനം തന്നെ ഇടയ്ക്കു മഠംത്തിനു കുറച്ചു പൈസ കിട്ടുകയാണെങ്കിൽ കുറച്ചു ആ പൈസ കൊണ്ട് Madam ത്തിനു ചേർത്ത് അടയ്ക്കാം അത് ഒന്നും charge ആവത്തില്ല. അപ്പൊ ചില ബാങ്ക് ഇല് Madam പോയി കഴിഞ്ഞാലേ ആ postponeship charges എന്നൊക്കെ അതിന്റെ പേര് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പക്ഷെ Madam ത്തിനു five lakhs ആണ് Madam loan എടുത്തിരിക്കുന്നത്. ഒരു പക്ഷെ Madam രണ്ടു വർഷം loan EMI അടച്ചതിനു ശേഷം madam ത്തിനു മൂന്നാമത് കുറെ amount bulk ആയിട്ട് കയ്യില് കിട്ടുന്നത് അപ്പം Madam ഈ loan അങ്ങ് അടച്ചു തീർക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനു വേറെ ഏതെങ്കിലും bank ഇല് പോയാല് നമുക്ക് അവര് charges വാങ്ങും. പക്ഷെ ഇവിടെ അതിനു charges ഇല്ല. post loan ഇന് charges ഇല്ല. അതുപോലെ തന്നെ quad payment charges ippo madam കുറച്ചു കുറച്ചു ഇപ്പൊ അഞ്ചു വർഷത്തേക്ക് എടുത്തേക്കുന്ന loan ഇന്

zero point four percentage മാത്രമാണ്. അതെ അതെ

പിന്നെ No due certificate that will cost two hundred, പിന്നെ SMS ഇന് SMS allert തരുന്നതിനു ഒരു fifteen rupees വരും. അത് quarterly ആണ്. എന്ന് വെച്ചാ മൂന്ന് മാസം തേക്ക്‌ മൂന്ന് മാസത്തിൽ ഒരിക്കെയാണ് ഈ charge വരുന്നത്. അതല്ലാതെ ECS mandate charges rupees ഒരു transaction ന് ഇപ്പൊ ECS നമ്മള് പൈസ എടുക്കുന്നതിനു. അതിനു വന്നു എന്ന് വെച്ചാ online ഇൽ Madam ത്തിൻറെ account ഇല് എന്ന് വെച്ചാ Madam ത്തിൻറെ salary account ഇൽ നിന്നാണ് ഈ പൈസ എടുക്കുന്നത്. അതുകൊണ്ടു ECS Mandate ഒരു two ഒരു transaction ഒരു മാസം എടുക്കുന്നത് two rupees. അതെ എല്ലാ മാസവും നമുക്ക് ഈ SMS charges ഉം ഈ ECS cahrges ഉം കു‌ടി തരുന്നതാണ്.

നാളെ കാരണം ഞങ്ങള് reduce ചെയ്തു. കാരണം നിങ്ങടെ husband അതെ eleven thousand ഇന് അടുപ്പിച്ചാണ് Madam ത്തിന് ഇത് വരുന്നത്. loan വരുന്നത് അതെ EMI വരുന്നത്. Documentation വേണം. Documentation എന്ന് പറഞ്ഞാ, അതെ Madam ത്തിന് Aadhar card ഉണ്ടോ? Madam ത്തിന്റെ Aadhar card ഉം പിന്നെ Pan card ഉം ആ പിന്നെ Salary certificate Madam അത്യാവിശം ആണ്. Salary slip എന്ന് പറയുമ്പോൾ last three months salary slip ആണ്. പിന്നെ bank statementMadam ത്തിന്റെ ഒരു physical bank statement. അതും Aadhar card ഉം pan card ഉം കൂടിയാണ്. പിന്നെ Husband ഇനെ കൂടി വിളിച്ചിട്ടു MadamBank ഇലോട്ടു Madam വരികയാണെങ്കില്

Two weeks ഇനകം നമക്ക് loan നമക്ക് ready ആക്കം. Two weeks അല്ലെങ്കിൽ three weeks ഏറി പോയ three weeks. അതിനകം നമക്ക് Madam ത്തിന് loan ശരിയാക്കാം. ശരിയാക്കുന്നതെ ഉള്ളു ആ നമുക്ക് Madam ത്തിൻറെ documents എല്ലാം clear ആയിട്ടുണ്ട്. Husband ഉം കുടി അവരുടെ sign ഒക്കെ ചെയ്തു കഴിഞ്ഞാ ഇപ്പം Madam, Madam പറയുന്നേ ഒക്കെ എനിക്ക് balance ഇതൊന്നും ഇല്ല balance എനിക്ക് ആ liabilities ഒന്നും ഇല്ലാന്ന് Madam പറയുന്നു. അപ്പം അത് കൊണ്ടിട്ടു അപ്പൊ better ആയിരിക്കും.

അല്ല land loan അതല്ല land loan ആണെങ്കിൽ Madam ത്തിനു five lakhs ഇൽ കുടുതലായിട്ട് എടുക്കാം madam ത്തിനു അതെ ഇതിനകത്തു കുറച്ചു കൂടുതൽ ആണ്. ഇതിനിപ്പം Madam നമ്മള് പറഞ്ഞത് Eleven point five percentage പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് പക്ഷെ അതിനു അങ്ങിനെ അല്ല ഇപ്പൊ home loan എന്ന് പറയുമ്പോൾ നമുക്ക് അല്ല ഇപ്പോഴത്തെ cost നമ്മടെ പേർക്ക് Home loan നേരത്തെ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചു കൂടുതലായിരുന്നു. പക്ഷെ home loan വേണമെങ്കിൽ loan കുറച്ചു കുറവാണു. അത് കൊണ്ട് കുറച്ചു കുറച്ചു വാങ്ങിക്കാം. ഇതിപ്പോ Madam എത്ര വർഷത്തേക്കാണ് loan വേണമെന്നു പറയുന്നത് Madam. Five years ഇന്റെ loan വേണമെന്ന് പറയുന്നോ അതോ.

you had a right processing കാണും Madam ഇത് കൂടാതെ premium charges പറയുമ്പോ ഇല്ല Madam premium charges ഒന്നും ഇല്ല. പക്ഷെ ഒരു കാര്യവാ Madam ഒരു മിനിറ്റ് ആ Madam ഇപ്പൊ correct ആയിട്ടു continue continuous ആയിട്ടു loan pay ചെയ്തു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ Madam ത്തിനു interest rate കുറയ്ക്കാൻ സാധ്യത ഉണ്ട്. അതിപ്പം ഓരോരുത്തര് Madam ഞാൻ നേരത്തെ പറഞ്ഞ eleven point something interest rate ആണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പക്ഷെ Madam two years ആയിട്ടു correct system ആയിട്ടു loan pay ചെയ്യുന്ന ആള് എന്നുണ്ടെങ്കിൽ Madam ത്തിനു interest rate കുറച്ചു കുറയും. Eight point nine five ഇന് നമുക്ക് ആക്കി തരാം.

employee എന്ന് പറഞ്ഞില്ലേ Madam അവിടെ permanent staff ആണോ? അതെ ആ interest rate Madam ത്തിന് ഇപ്പൊ Madam ഈ ഓരോ വാർഷോം ഇപ്പൊ Madam five lakhs ആണെന്ന് ഉണ്ടെങ്കിൽ Madam ഒരു one year ല് two year കഴിഞ്ഞിട്ട് കുറെ amount ഒരു two lakhs amount കൊടുത്തിട്ടു അടയ്ക്കുന്നുണ്ടെങ്കിൽ balance ഉള്ള amount ഇന് മാത്രം EMI ഉം amount ഉം കൂടി madam ത്തിന് കുറവായിട്ടു തന്നെ വരും. Madam ത്തിനു മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. EMI amount ഉം എത്രേം വരെ അടച്ചോ ഈ part payment ഇലും പിന്നെ prepayment ഇലും Madam ത്തിന് charges ഒന്നും ഇല്ല അത് free ആണ് Okay അതെ processing fees അതിൽ വരും. Madam ത്തിന്റെ loan ഇപ്പൊ five lakhs Madam loan എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ zero point five percentage എന്ന് വെച്ചാ. ഒരു minute അതിന്റെ zero point four four zero percentage ആണ് Madam ത്തിനു processing fees വരുന്നത്. പിന്നെ ഇത് കൂടാതെ GST വരും Madam. GST eighteen percentage ആണ്. പിന്നെ അത് കൂടെ ഇപ്പ ~ഇപ്പം five lakhs loanMadam ത്തിനു processing fee വന്ന് two thousand ആണ്. അത് കൂടാതെ ആ loan amount eighteen percentage ഈ ഇതിനു eighteen percentage വന്നു GST വരും. ഒരു minute

chart amount ചെയ്‌തേക്കും. അങ്ങനെ ചെയ്തു വരുമ്പം Madam ഇപ്പം extra ഇടയ്ക്കു കേറി കുറച്ചു പൈസ cut ചെയ്യുകയാണെങ്കില് ആ ബാക്കി അടയ്‌ക്കേണ്ടിയ പൈസ വരുന്നേ മാത്രം ആ EMI മാത്രമാണ് കുറയാൻ സാധ്യത ഉള്ളത്. അതുപോലെ നമുക്ക് interest rate കുറയാൻ സാധ്യത ഇല്ല. ഏതു investment ആയാലും interest rate കുറയാൻ സാധ്യത ഇല്ല. ഒരു പക്ഷെ Madam കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണെങ്കിൽ നമുക്ക് interest rate കുറക്കാൻ സാധ്യത ഉണ്ട്

current documents bank statement bank last six months bank statement, three months salary slip, അത് കൂടാതെ Madam ത്തിന്റെ Aadhar card ഉം, Pan card ഉം, പിന്നെ IOB യുടെ Bank Pass Book ഉം പിന്നെ Madam ത്തിനു വന്ന ഒരു രണ്ടു photo യും കൂടി വേണം ഇല്ല ഇല്ല വേണ്ട വേണ്ട നമുക്ക് bank statement ഇൽ വരുന്ന amount മതി. Salary statement വേണ്ട. Bank statement കൊണ്ട് വന്നാ മതി ആ Madam പിന്നെ GST എന്ന് പറഞ്ഞതെ GST എന്ന് Madam ത്തിനു പറയുമ്പോ നേരത്തെ പറഞ്ഞ ആ property fees Five lakhs എന്ന് പറയുന്നത് two thousand plus three fifty rupees GST വരും Madam. ഇത് രണ്ടും Madam advance ആയിട്ടു അടയ്‌ക്കേണ്ടി വരും. അത് കൂടാതെ documentation charges ഉം, എന്ന് വെച്ചാ Madam starting ഇല് ഒരു മൂവ്വായിരം രൂപയ്ക്കു അകത്തു Madam അടയ്‌ക്കേണ്ടി വരും. എന്ന് വെച്ചാ account ഇൽ Madam ത്തിന്റെ account ഇൽ നിന്ന് തന്നെ ആ cash അങ്ങ് reduce ചെയ്യും. അതല്ലാതെ വേറെ charges ഒന്നും ഇല്ല Madam. Madam ത്തിന്റെ പൈസ Madam ത്തിന്റെ account ഇൽ നിന്ന് വന്നേക്കും. അതെ Madam ത്തിന് ഞാൻ പറഞ്ഞില്ലേ thirty days ഇനകം. ആകെ Madam ത്തിന് documentation ഉം പിന്നെ Madam ത്തിനു details അയക്കും. Inquiry form എല്ലാം ഒന്ന് correct ആയാ മാത്രം മതി Madam. Madam നാളെ ഒന്ന് bank ഇലേക്ക് വരണം. വന്നിട്ടു നമുക്ക് inquiry form ഒന്ന് നോക്കണം. Inquiry form എന്ന് വെച്ചാ apply ചെയ്ത branch ഇലൂടെ കൊടുത്ത മതി. അത് നമ്മള് നോക്കിയിട്ട് നമ്മള് inquiry ചെയ്തിട്ട് Madam ത്തിനു അപ്പൊ അത് ചെയ്യാം തുടങ്ങാം നമുക്ക് നല്ല positive നമുക്ക് ചെയ്യാൻ തുടങ്ങാം. മൂന്ന് ആഴ്ചയ്ക്കു അകം, മൂന്ന് ആഴ്ചയ്ക്കു അകം Madam ത്തിനു loan കിട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും എന്റെ പേര് ലാവണ്യ എന്നാ. തീർച്ചയായിട്ടു വാ wait ചെയ്യാം Thank You